hi, ഹാഷ്മി Hello അപര്‍ണ, എന്തൊക്കെയുണ്ട് വിശേഷം?

ok അവിടെയെങ്ങനെയുണ്ട്‌ കാലാവസ്ഥ? ഇവിടത്തെ കാലാവസ്ഥ ഒരു mixed climate ആണ്. okay ഞാനിപ്പോ ഡൽഹിയിലാണ്.

ഇവിടെ തണുപ്പും, ചൂടുമായിട്ടുള്ള ഒരു mixed climate ആണ്. വളരെ അഹ് മോശമായ climate എന്ന് വേണേ പറയാം.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 നിങ്ങടവിടെ അത്ര വലിയ തണുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. okay അതറിയാം. പക്ഷേ, ഇവിടത്തെ ഒരു climate എന്ന് വച്ചാ ഇവിടെ humidity കൂടുതലാണ്. So ആഹ് ഭയങ്കര വെയര്‍പ്പും ഡൽഹിൽത്തെ climate എനിക്കേതാണ്ട് അറിയാം. because അവടെ humidity വളരെ കുറവാണ്. That climate ആഹ് ഭയങ്കരമായ തണുപ്പ് കുത്തുന്ന തണുപ്പാണെന്ന് അറിയാം. പക്ഷേ, humidity ഉം കൂടെ കൂടുമ്പോള്ളൊരു ബുദ്ധിമുട്ട് ഇണ്ട്. ഡെല്ലീലെങ്ങനെയാ തണുപ്പ് അപര്‍ണ്ണയ്ക്കറിയാ. അപര്‍ണ്ണ ഡൽഹിലുണ്ടായിരുന്നോ?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

ഒരു മൂന്നുവര്‍ഷത്തോളം ഞാന്‍ ഡൽഹിലുണ്ടായിരുന്നു. എന്‍റെ husband ന്‍റേം, കുട്ടീടേം കൂടെ. okay അപ്പൊ climate അ് കണ്ടിട്ടുണ്ട്. വേറെ എവിടേങ്കിലും പോയിട്ടുണ്ടോ? ഡൽഹിയിൽ നിന്ന് നല്ല തണുപ്പുള്ള മറ്റ് എടെങ്ങളിലേക്കെങ്ങാനും പോയിട്ടുണ്ടോ?

~ടേക്കെങ്കിലും അഹ് വേറെ എവിടേം പോയിട്ടില്ല. okay കാരണം, ഈ കുറച്ചുംകൂടി ഈ ഹിമാലയനിരകളുടെ അടുത്തുള്ള state കളിലൊക്കെ ഇതിലും നല്ല തണുപ്പാണ്. ഉം ഈ ചുമയും അഹ് ഈ climate ന്‍റെ ഭാഗാണെന്ന് ഞാന്‍ വിചാരിക്കുന്നു.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 okay അഹ് ഇവിടെ അ~

അഹ് ഇത്തവണ കേരളത്തില് അത്ര വലിയ തെ~ തണുവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹ് അറിയാം. പക്ഷേ ഞാന്‍ പറഞ്ഞല്ലോ. cli~ അഹ് തണുപ്പല്ല പ്രശ്നം. അഹ് ആ ഒരു mixed ആയിട്ടുള്ള തണുപ്പ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആഹ് അഹ് നമ്മുടെ ഇതിപ്പ ആരോഗ്യപ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ് ഈ കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട്. അഹ് ഉച്ചസമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വെയിലും, കുത്തുന്ന തരത്തിലുള്ള വെയിലും, പിന്നെ ഒരു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാല്‍ മഞ്ഞും കോടയൊക്കെയായിട്ടുള്ള ഒരു പ്രത്യേകതരം foggy feel ആണ്. അപ്പൊ അത് ഭയങ്കരമായി കുഞ്ഞുങ്ങൾക്കും കാര്യങ്ങൾ അഹ് കുട്ടികൾക്കൊക്കെ അസുഖങ്ങൾ വരുത്താനും ഒക്കെ ഈ പനി മാറാതെ നില്‍ക്കുന്നൊക്കെ ഈ climate ന്‍റെ ഭാഗായിട്ടാണെന്ന് ഞാന്‍

നിങ്ങള്‍ ഡൽഹിയില് ആയിരുന്ന സമയത്ത് അഹ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ? ഡൽഹി climate എങ്ങനെയായിരുന്നു നിങ്ങള്‍ക്ക്? എ~ എന്‍~ ഞാന്‍ പറ~ എന്‍റെ അഭിപ്രായത്തില്‍ ഡൽഹി climate ഇത്രേം തോളം issue എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ factor humidity ആണെന്ന് തോന്നുന്ന്ണ്ട്. അവടെ അഹ് ഏർ മകനുമായി താമസിച്ചിരുന്ന സമയത്ത്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 അയ്യോ summer നെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് താങ്കള്‍ക്ക് തന്നെ നന്നായിട്ട് അറിയാമെന്നു ഞാന്‍ വിശ്വസിക്കുന്നു. വളരെയധികം ചൂ~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

ആഹ് ഞങ്ങള് ഏർ ആദ്യമൊക്കെ cooler ഒക്കെ വച്ച് adjust ചെയ്തിരുന്നു. അഹ് പക്ഷേ, പിന്നെയവസാനം ഞങ്ങള് AC യിലോട്ട് മാറേണ്ടി വന്നു. air condi~

ഏർ അപ്പൊ ഡൽഹിയിലെ ഈ powercut issues ഉം ചെല areas ലൊക്കെ ഇണ്ട്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിരിക്കണം. അഹ് അഹ് ഏർ ഇല്ല. ആ സമയത്ത് വല്ലാതെ powercut issues ന്നും ഇണ്ടായിരുന്നില്ല. വളരെ മൂന്നാല് തവണയോക്കെയാണ്. അത് പോവുമ്പ പക്ഷേ continuously അങ്ങനെ ആഹ് അഹ് പോകുമെന്ന് മാത്രം. പക്ഷേ അങ്~ പോ~ okay ആണ്. ഓ kay ഞാന്‍ ഡൽഹിയില് recently എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആഹ് ഈ summer റ് എന്താന്ന് ആഹ് ഞാന്‍ ഒര്~ ഒരാഴ്ചയേ അവിടെ ഇണ്ടായിട്ടുള്ളൂ. ഒരു business സംബന്ധമായി പോയിട്ടുള്ളൂ. അതുകൊണ്ട്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 എനിക്കതെ കുറിച്ചറിയില്ല. ആഹ് എന്നെ ഒന്ന് സഹായിക്കണം. ഈ ഡൽഹിയിലെ ഏറ്റവും മികച്ച കാലാവസ്ഥ സമയം അഹ് എപ്പളാണെന്ന് ഒന്ന് പറയാമോ. എനിക്കെന്‍റെ കാമൂകീനെ ഒന്ന് അഹ് ഇവിടേക്ക് വിളിച്ചു വരുത്തണം. ആഹ് ശരിയാണ്. അഹ് പക്ഷേ, തണുപ്പ് കാലാവസ്ഥ നല്ലതാണല്ലോ. പക്ഷേ, എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഒരു മാര്‍ച്ച് ഏപ്രില്‍ മേയ് ആ സമയം നല്ലതാ. ജൂണ്‍ തൊട്ട് ദ~ ആണവിടെ. ഭയങ്കരമായിട്ട് ചൂട് start ചെയ്യുണ്ട് ഒരു ഒക്ടോബര്‍ ഒക്കെ. ആ ഒരു അഹ് മാര്‍ച്ച് ഏപ്രില്‍ മേയ് ജൂണ്‍ ആ സമയം ഒരു mild ആയിട്ടുള്ള sunny ആണ്. എന്നാല്‍ തണുപ്പൂല്ല, ചൂടൂല്ലാത്ത അങ്ങനത്തെ ഒരു climate ആണ്. അപ്പൊ ആ സമയത്ത് അഹ് out അഹ് പുറത്തുപോകാനും അഹ് ബാക്കിയുള്ള ആഹ് extracurricular activities ഒക്കെ നന്നായി പോകുന്ന ഒരു സമയാണ്. അപ്പൊ താങ്കള്‍ക്ക് കൃത്യായി ഉം families നും partner റെയൊക്കെ കൊണ്ടുവരാന്‍ പറ്റിയ സമയമാണ് അത് ല്ലേ?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 okay, ഉത്തരേന്ത്യല് എനിക്കറിയാം ഒരുപാടു ഈ പറയുന്ന ക~ ഡൽഹിയും, അല്ലാതെ മറ്റു അടുത്തുള്ള സംസ്ഥാനങ്ങളിലോക്കെ കാലാവസ്ഥയില്‍ ഈ തണുവുകാലവും, മറ്റു ചൂടൊക്കെ അതിന്‍റെ extreme level ആയിരിക്കൂലോ എത്~ എതിന്‍റെ തന്നെ ഉന്നതിയിലായിരിക്കും. അപ്പൊ നിങ്ങള് അവിടെയിരുന്ന ഉള്ള സമയത്തെനിക്കെ യാത്ര പോകണ്ട ആവശ്യം ഇണ്ട്. ഈ അടുത്ത state ലേക്ക് ഈ ഒഴിവു കിട്ടുമ്പോ ഒരു ഒരു മ~ നല്ലയൊരു അഹ് എന്താ പറയുക ഒരു vacation നന്നായി ആസ്വദിക്കാന്‍ വേണ്ടി യാത്ര പോകാന്‍ ഞാന്‍ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങടെ അഭിപ്രായത്തില്‍ ഇപ്പൊ അഹ് നമ്മളെവിടേക്കെങ്കിലും യാത്ര പോവാണേ ഇപ്പൊ അതുപോലെ ഋഷികേശ് അതുപോലെടങ്ങളിലേക്ക് യാത്ര പോവാണാങ്ങേ

അങ്ങനെയാണങ്ങെ ഞാന്‍ ചോദിക്ക്യാണ്. സഹായിക്കാന്‍ പറ്റൂങ്കി പറയൂ. അഹ് അങ്ങനെയാണെങ്ങെ അത് ഏറ്റോം best സമയം ഏതാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ആഹ് ഋഷികേശിലേക്ക് ഞാന്‍ പോയിട്ടുണ്ട്. ആഹ്

അഹ് കാരണം, അഹ് ഞാന്‍ പോയിരിക്കുന്നത് ഒരു നവംബര്‍ മാസത്തിലാണ്. അതായത് തണുപ്പൊന്ന് അ~ അഹ് വളരെ ശക്തമാവുന്നതിന് മുമ്പുള്ളൊരു സമയത്ത് പ്രത്യേകിച്ചും ആ സമയത്ത് പോയിക്കഴിഞ്ഞാ view വോക്കെ നല്ല ഭംഗിയായിരിക്കും. മഞ്ഞുമലകള്‍ മഞ്ഞൊക്കെ ഇങ്ങനെ പതുക്കെ മലകള്‍ നെറഞ്ഞു വരുന്ന കോടയോക്കെയായിട്ട് നമ്മുടെ അഹ് നാട്ടിലെ ഒരു മൂന്നാര്‍ അഹ് പോ~ പോകുന്ന ഒരവസ്ഥ. വാഗമണ്ണൊക്കെ പോകുന്ന ഒരവസ്ഥയാണ്. മഞ്ഞും, എന്നാല്‍ പകല്‍ അത്യാവശ്യം sunny യായിട്ടുള്ള അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെയുള്ള നല്ലൊരു climate ആണ്. ഏ~ ഏതു മാസാണ് sorry ഞാനേ വിട്ടുപോയി. ഏതു മാസാണ് നിങ്ങള് പോയതവിടെ?

നവംബര്‍ ഡിസംബര്‍, മാസങ്ങളിലെ നല്ല സമയം ആണെന്നാണഭിപ്രായം. മറ്റെവെടെങ്ങളിലും പോയിട്ടുണ്ടോ? പഞ്ചാബോ, ഡ~ ഈ ഏർ അതുപോലെ മറ്റേ ജമ്മു കാശ്മീര്‍ അങ്ങനെയെങ്ങാ എങ്ങാനും പോയിട്ടുണ്ടോ ഇല്ലാല്ലേ. ഇല്ല. അഹ് ആ സമയത്ത് അഹ് ജമ്മു-കാശ്മീരുമായിട്ട് കൊറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്ന സമയായിരുന്നു. അതുമാത്രമല്ല, കുഞ്ഞു വളരെ ചെറുതായത് കൊണ്ട് അ~ അത് ഞങ്ങള് എടുത്തില്ല. കാരണം, താല്പര്യമുണ്ടെങ്കി കൂടെ പോവാന്‍ പറ്റിയിട്ടില്ല എന്നു പറയേണ്ടാണ്. വളരെ നിര്‍ഭാഗ്യവശാല്‍ പോകാന്‍ പറ്റിയിട്ടില്ല. ഇനിയും പോക~

ജമ്മു-കാശ്മീരിന്‍റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിന്നൊരു വാര്‍ത്ത വായിച്ചു. ജമ്മു-കാശ്മീരില് കൊടും തണുപ്പാണ്. ഈ അവിടെ ഒരു തടാകം ഇല്ലേ. തടാകത്തിന്‍റെ പേരെന്താ ദാല്‍ തടാകമോ?

പ്പയീ മറ്റേ അവിടെ ഒരു പ്രത്യേകതരം ബോട്ടുണ്ട്. ആ ബോട്ട് തൊഴയുമ്പോ ഈ അതിന്‍റെ ഈ വഞ്ചി ബോട്ടിന്‍റെ അഹ് മറ്റേ പങ്കായം വച്ച് തകര്‍ത്തു കൊണ്ടാണ് ഈ ബോട്ട് ഓടിക്കണേ. അതുപോലെ അവിടത്തെ water pipe system ങ്ങളൊക്കെ block ആയിരിക്കയാണ് water pipe വെള്ളം തൊറക്കുമ്പം വെള്ളല്ല വരുന്നത് ice. ഈ ice ആണ് പൊറത്തേക്ക് വരുന്നത്. അപ്പ അവിടെ ഇപ്പ അതിരൂക്ഷമാണ് കാര്യങ്ങള്. അപ്പൊ ഇപ്പൊ ഓട് ഒരുക്കി ഇപ്പ നമ്മക്ക് പോകാന്‍ പറ്റാവന്നൊരു സാഹചര്യം അല്ല. പിന്നെ നിങ്ങള് പറഞ്ഞില്ലേ ഈ മൂന്നാറ്, വാഗമണ്ണൊക്കെ പോലെ.

Actually ഞാന്‍ കേരളത്തിലാണ് ജനിച്ചെങ്കിലും എന്‍റെ മതാപിതാക്കളൊക്കെ ര അഹ് മറ്റേ ഇതിവിടെയാണ്. അഹ് യൂറോപ്യന്‍ countries ലാണ്. അപ്പ അവിടെ ക~ അഹ് ഞാനവിടെയാണ് കൊറച്ച് എന്‍റെ കുട്ടിക്കാലൊക്കെ അവിടെയായിരുന്നു. പിന്നെ ഞാന്‍ boarding ലായിരുന്നു ഡെറാഡൂണിലെ ഹും അപ്പൊ ആഹ് അപ്പൊ ഞാന്‍ കേരളത്തിലാണ് കേരളി~ മലയാളി ആണെങ്കില്‍ കൂടി എനിക്ക് കേരളത്തിലേക്കങ്ങനെ അധികം വരാന്‍ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ മൂന്നാറും, വാഗമണ്ണൊക്കെ ഞാന്‍ കേട്ടിട്ടുണ്ട് ഒരുപാട്. ഈ ഡിസംബര്‍ മാസൊക്കെ നല്ല നല്ല രസാണ് മൂന്നാറൊക്കെ. അപ്പൊ അവിടേക്ക് എവിടേക്കെങ്കിലും നിങ്ങള് പോയിട്ടുണ്ടോ അടുത്ത്?

അഹ് നവംബര്‍, ഡിസംബര്‍, ജാനുവരി, ഫെബ്രുവരി ആണ് ആ മാസങ്ങളാണ് ഏറ്റവും hill station അല്ലെങ്കി trekking പോലുള്ള സമയത്ത് നല്ല ഭംഗിയുള്ള അവിടെ എപ്പോഴും തണുപ്പാണ്. പക്ഷേ, ഈ സമയം കൊറച്ചും കൂടെ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോള്‍ ഈ മഞ്ഞും, കോടേം ഒക്കെ ആയിട്ടുള്ള ആ ഒരു hill station ഭംഗീം, അനുഭൂതീം അനുഭവിക്കണേ ആ സമയത്ത് പോകുന്നതായിരികും ഏറ്റവും better. ആ സമയത്ത് അഹ് കാലാവസ്ഥേം കുറച്ചു അനുകൂലായിരിക്കും. മഴ മഴയാണ് പിന്നെ. ഇപ്പം കാലാവസ്ഥവ്യതിയാനങ്ങള്‍ കൊണ്ട് വരുന്ന അഹ് മഴയുടെ ഒരു issues ഇണ്ട്. കാരണം മഴ ഇപ്പൊ പെയ്യുന്നത് ഒരു പ്ര~ നമ്മള് predictable അല്ല. അതായത് തീര്‍~ ~ത്തും അപ്രതീക്ഷിതമായിട്ട് ചെലപ്പോ മഴ പെയ്യുന്നെ. Last തവണ ഞങ്ങള് പോയ സമയത്ത് ഇതുപോലെ മഴ കിട്ടിയാരുന്നു. മഞ്ഞും, തണുപ്പുമായിട്ട് നല്ല അത്യാവശ്യം നല്ല അഹ് ഉം മോശപ്പെട്ട കാലാവസ്ഥേരുന്നു. അപ്പൊ മഴയെ

ഞങ്ങള് അഹ് ഡിസംബറിലാണ് പോയത്. okay ഡിസംബറിലാ പോയെ. okay ആ ഡിസംബറിലെ recently okay ആഹ് എങ്ങനെയുണ്ടായിരുന്നു കാലാവസ്ഥയും, മറ്റു കാര്യങ്ങള് okay ഇതെനിക്ക് മനസിലായി ഇതൊക്കെ. അഹ് അസുഖങ്ങള്‍ എന്തേലും പിടിപെട്ടോ അവിടെ പോയിട്ട്. ഇല്ലല്ലോ. അങ്ങനെ അങ്ങനൊരു ആഹ് ഉം അസുഖങ്ങള്‍ പിടിക്കു~ അഹ് already അത് തണുത്ത climate ആണ്. പിന്നെ altitude ഭയങ്കര high ആണ്. അപ്പൊ അതിന്‍റേതായ tension ഇണ്ടായിരുന്നു മകനിള്ളത് കൊണ്ട്. പക്ഷേ, ആഹ് ആഹ് ഭാഗ്യവശാല്‍ അഹ് പ്രശ്നങ്ങള്‍ ഒന്നും തന്നെ ഇണ്ടായില്ല. അഹ് മരുന്ന് അഹ് നല്ല ഏർ stay ചെയ്തിരുന്നത് നല്ലൊരു അഹ് resort ലായിരുന്നു.

അപ്പൊ പിന്നെ എല്ലാം കൊണ്ടും അഹ്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

അഹ് ജൂണ്‍ മുതലൊക്കെയാണ് ആഹ് monsoon start ചെയ്തിരുന്നേ. ഇപ്പൊ അഹ് ഇപ്പൊ ഒരു climate change അല്ലെങ്കി കാലാവസ്ഥ വ്യതിയാനങ്ങള്‍ കൊണ്ട് ഒരു ആഹ് ഒരു മെയ് പകുതി തൊട്ടോ, അല്ലെങ്കി മെയ്‌ ആദ്യം തൊട്ടേം ഇപ്പ മഴ തൊടങ്ങുന്നുണ്ട്. അതൊരു ജൂണ്‍,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

ഏർ അഹ് മൂന്നാല് വര്‍ഷം മുമ്പോ, അല്ലെങ്കി രണ്ടു വര്‍ഷം വരെ കേരളം വളരെയധികം ഈ കാലാവസ്ഥയുടെ വളരെയധികം ഉം മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. കാരണം, പ്രളയം പോലെയുള്ള സംഭവങ്ങള്‍ താങ്കള്‍ വായിച്ചിട്ടുണ്ടാവും തീര്‍ച്ചയായിട്ടും. രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിലെ പ്രളയം അതിഭീകരമായ പ്രളയമുണ്ടായെ. അത് എന്തുകൊണ്ടായിരിക്കാം actually കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രേം നല്ലൊരു ആഹ് ഇത്രേം നല്ലൊരു infact എല്ലാം കൊണ്ടും മുന്നിട്ട് നിന്നിരുന്ന കേരളത്തിലെ

ആധികാരികമായി പറയാന്‍ ഞാന്‍ അഹ് ഒരു അഹ് സാധാരണ ഒരു പൗരന്‍ എന്ന നെലേല്‍ എനിക്ക് അതിനെ പറ്റി ആധികാരികമായി പറയാന്‍ എനിക്കറിയില്ല. കാരണം, അഹ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങള്‍ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തില്‍ ആഹ് ഇ~ ഒരു പ്രളയം പോലെയുള്ള സംഭവം നടന്നതെന്ന്. കാരണം, ഏറ്റവും കൂടുതല്‍ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനാണ് കേരളം. അഹ് മാത്രമല്ല, അഹ് നാപ്പത്തിനാല് നദികളും ഒക്കെയായി വളരെയധികം മനോഹരമായി പോകുന്ന അഹ് വളരെയധികം പച്ച ഹരിതാ ഹരിതാഭകരമായിട്ടുള്ളൊരു അഹ് ഒരു ആഹ് state ആണ്.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

എന്താ പറയ്ക ഈ നെല്‍പാടങ്ങൾ നികത്തി മറ്റേ കെട്ടിടങ്ങൾ പണിയലും ഒക്കെ അപ്പൊ ഈ വെള്ളത്തിനൊഴുകി പൂവാൻ പറ്റാത്തുള്ളൊരു അവസ്ഥയും, ഈ മണ്ണ് അഹ് മണ്ണ് അധികമായി അഹ് മണൽ എടുക്കുന്നതൊക്കെ

അത് ഒരു reason തന്നെയാണ്. കാരണം അഹ് ഈ പറയുന്നപോലെ ജനസംഖ്യ കൂടുമ്പോ of course infrastructure ഈ അടിസ്ഥാന വ്യവസ്ഥ ഒരു വികസനം അഹ് വര്‍ദ്ധിക്കും.

നമ്മള് പരിസ്ഥിതിയെ നമ്മള് അഹ് പരിസ്ഥിതിയെ നമ്മള് ആഹ് ബ~ പരിസ്ഥിതിയെ നോവിച്ച് കൊണ്ടുള്ള ഒരു വികസനവും നെലനില്‍ക്കില്ല. അപ്പൊ അതുകൊണ്ടുതന്നെ അത് അത് തന്നെയായിരിക്കും ഉം ആഹ് പ്രധാന reason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

ആഹ് കഴിഞ്ഞ വര്‍ഷത്തേപ്പോലെയോ, അതിനു മുമ്പത്തെ വര്‍ഷത്തേ പ്പോലെയോ അതിഭീകരമായ അവസ്ഥ ഇപ്രാവശ്യം മഴ കേരളത്തില്‍ ഉണ്ടായിട്ടില്ല. അഹ് മാത്രമല്ല, മഴയുടെ എത്രയോ അഹ് ശതമാനം കുറവാണ് കാണിച്ചിരിക്കുന്നെ.

ഈ ഈ പറയുന്ന മഴയെ മഴദുരിതം എനിക്ക് മനസിലായി. ഈ ഇതുപോലെ തന്നെയാണോ വേനല്‍ ദുരിതവും. എന്താണവസ്ഥ? വേനല്‍ക്കാലത്ത് അത് ക~ നീണ്ടു നിക്കുന്നുണ്ടോ? ജലക്ഷാമം, ദാ കാലാവസ്ഥേമായ ജലക്ഷാമം

അതെങ്ങനെയാ അഹ് അവസ്ഥ നെലവിലെ അവസ്ഥ കേരളത്~ നല്ലൊരു ചോദ്യാണ്. അഹ് വേനല്‍ ല് വേനല്‍ എപ്പോഴും കേരളത്തിലൊരു ആഹ് ആഹ് മിതമായ ഇതില്‍ പോകുന്നതാ, ചൂടുണ്ടാവും. പക്ഷേ, അഹ് വല്ലാതെ ഡൽഹി പോലും ഒന്നും എന്തായാലും ചൂടില്ല. പക്ഷേ, ആഹ് വെള്ളക്ഷാമം അതായത് ജലക്ഷാമം ഇപ്പോഴും പലസ്ഥലത്തും ആഹ് report ചെയ്യപ്പെടാറുള്ളൊരു കാര്യാണ്. കാരണം, ഈ അമിതമായിട്ടുള്ള അഹ് ജലസ്രോതസ്സുകളുടെ ദുരുപയോഗം ഒക്കെ ആഹ് ഈ ഇതിനെ നന്നായി ബാധിക്കുന്നൊരു കാര്യാണ്. okay ഓ, ഇതു പറഞ്ഞപ്പോളാണ് ഇപ്പൊ തന്നെ ഞാന്‍ ഡൽഹിലാണല്ലൊ. ഇപ്പൊ തന്നെ ഡൽഹിലൊരു ഭൂകമ്പം നടന്നു. ഇവിടെ അല്പം shake ആയി. ആഹ് ഞാനെ ദ്~ വാര്‍ത്ത എന്താന്നു നോക്കുവാരുന്നു. അപ്പോളാണെനിക്ക് മനസിലായത് നോര്‍ത്ത് ഇന്‍ഡ്യ ഡൽഹിയടക്കം ആഹ്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

അപ്പൊ അത് അതിന്‍റെ പ്രഭവകേന്ദ്രം അഫ്ഗാനിസ്ഥാന്‍റെ ഹിന്ദുകുഷ് area യാണ്. അത് National Centre of Seismology ഇപ്പോ ഒരു news breaking ആണ്. ഡൽഹി ഞാനിരിക്കുന്ന ഡൽഹിയിലും, അതുപോലെ നോര്‍ത്ത് ഇന്ത്യേലെ പലയിടങ്ങളിലും അതിന്‍റെ ആയ അതിന്‍റെ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് correct സംഭവമാണ് നമ്മള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നെ. നമ്മള് കാലാവസ്ഥയെ കുറിച്ചാ സംസാരിക്കുന്നത്. but അതിന്‍റേം, ഭൂമീടെ ഭൂമിയെ ഉപയോഗിക്കുന്നത്തിനുള്ള നമ്മടെ പാളിച്ചകളെല്ലാം ആണ് ഇതിലേക്ക് കാണിക്കുന്നത്.

കേരളം അഹ് കേരളത്തില് ഭൂകമ്പം അന്ന് സുനാമി ഇണ്ടായിരുന്ന സമയത്താണ് അതി ഭീകരമായിട്ട് വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. പക്ഷേ ആഹ് അഹ് ഈ അടുത്ത കാലത്തായിട്ടു വളരെ ഭീകരവസ്ഥേല് പോയ ചെറിയ ഭൂചലനങ്ങള്‍ എന്തായാലും ഉണ്ടാവാലോ. ഈ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഹ് ഈ അഹ് ഉരുള്‍പൊട്ടലൊക്കെ ചെറ്യേ ഭൂകമ്പ അഹ് മ~ അതുപോലെയുള്ള കാര്യങ്ങളന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ മലകളിലുണ്ടാകുന്ന സമ്മര്‍ദ്ദം കാരണം അപ്പൊ അങ്ങനെയായിട്ടുള്ള ചെല അഹ് അപ്രതീക്ഷിതമായിട്ടുള്ള ആഹ് ബുദ്ധിമുട്ടുകളല്ലാതെ വേറെ ഭൂകമ്പമായിട്ട് അങ്ങനെ വളരെ ഭീകരാവസ്ഥയില് ഞാന്‍ എന്‍റെ അറിവിലില്ല. okay ങ്ങ് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ വേനല്‍ കാലത്ത് ഈ ഈ പറയുന്ന ഏപ്രില്‍ മേയ് ജൂണ്‍ സമയങ്ങളിലല്ലേ വേനല് കടു~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

ശരീരത്തില്‍ നിന്നും ജലം ഒരിക്കലും നഷ്ടപ്പെടില്ല. ചൂടാണ്, വെയര്‍ക്കില്ല. But കേരളത്തില്‍ അങ്ങനെയാണോ? അഹ് കേരളത്തില് ന്നെന്താ നമ~

ഓഹോ ഹോ okay. Actually ഞാനെ ജോ അഹ് ഒരു വ~ ഒരാഴ്ച ഉണ്ടായിരുന്നെങ്കില്‍ കൂടി വളരെ കുറച്ചു സമയത്താണ് പുറത്ത് പോകണ്ട ആവശ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാന്‍ ചോദിച്ചതാണ്. നിങ്ങള്‍ക്കാണേ അനുഭവം ഉണ്ടല്ലോ. പിന്നെ ഇതുപോലെ ഈ ജിക്ക് കഠിനമായ വേനലിന്‍റെ ഫലമായിട്ട്‌ വ്~ വരള്‍ച്ചേം അതുപോലെ സൂര്യാഘാതോക്കെ കേരളത്തില് ഇണ്ടാവാറുണ്ടോ?

സ്ഥലത്ത് അഹ് ഇങ്ങനത്തെ കാര്യങ്ങള്‍ കേക്കാറുണ്ട്. പ്രത്യേകിച്ച് അപ്പൊ ആ സമയത്ത് government അ് പ്രത്യേകമായി പറയാറുണ്ട്. പന്ത്രണ്ടു മണി തൊട്ടു രണ്ടര വരെ അഹ് പുറം അഹ് വെയില് കൊണ്ടുകൊണ്ടോ, അല്ലെങ്കില്‍ അങ്ങനെ ആഹ് ജോലി ചെയ്യരുതെന്ന് പ്രത്യേകം നിഷ്ക അഹ് നിഷ്കര്‍ഷ്കിക്കാറുണ്ട്. കാരണം ആ സമയത്ത് അതിഭീകരമായ വെയിലാണ്. അപ്പൊ sun അഹ് എന്താ പറയ, സൂര്യഘാതം അതുപോലുള്ള പലതരം അസുഖങ്ങളും, കുഴഞ്ഞു വീണ് മരിക്ക എന്നുള്ള അവസ്ഥയൊക്കെ വരാറുണ്ട്.

എല്ലാം normal അല്ലേ. ല്ലാം അങ്ങനെയാണല്ലോ പറയുക. പക്ഷേ കൊറച്ചു കാലമായിട്ടു പറഞ്ഞപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം കേരളത്തിനെയും ബാധിക്കുന്നുണ്ടല്ലേ. അതിന്‍റെ ഭാഗമായിട്ടാണല്ലോ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് തോന്നണു നമ്മള് പ്രകൃതിയെ ബ~ നമ്മള് വേണ്ടരീതിയില് പരിപാലിക്കാത്തയിന്‍റെ അവസാഥേലാണ് ഈ കാലാവസ്ഥ വ്യതിയാനം അഹ് ഉണ്ടാകുന്നത്. അല്ലെ? എന്താണ് തോന്നുന്നത്? അതേ. അഹ് പ്രകൃതിയെ അഹ് പ്രകൃതി ഒരുപാട് കാര്യങ്ങള്‍ നമുക്ക് തരുമ്പോള്‍ തിരിച്ചു അഹ് പ്രകൃതിയെ സംരക്ഷിക്കുകാന്നുള്ളത് നമ്മള്‍ മനുഷ്യന്മാരുടെ ഒരു കര്‍ത്തവ്യാണ്. കാരണം, അഹ് എനിക്ക് തോന്നുന്നു മനുഷ്യന്മാര് മാത്രാണ് ഇപ്~ അത്രത്തോളം ഭൂമിയെ ആഹ് ഭൂമിയെ ഉപയോഗിക്കുന്നത്. ഈ അഹ് നമ്മള് ഉപഭോ~ ഉപഭോക്താക്കളാണ് ഭൂമിയുടെ. അപ്പൊ നമ്മള് അത് അഹ് ഉപ്~ ഉപയോഗിക്കുക മാത്രല്ല നശിപ്പിക്കുക കൂടെ ചെയ്യാണ്, അതിന്‍റെ ആ ഒരവസ്ഥ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 അതിനെ തടഞ്ഞു നിര്‍ത്തുന്ന അത് അതിന്‍റെ വഴിക്ക് നമ്മള്‍ തടഞ്ഞ് ഈ തടഞ്ഞു നിര്‍ത്തപ്പെടലുകളാണീ പ്രശ്നമുണ്ടാക്കുന്നെ. അപ്പോള്‍ തീര്‍ച്ചയായും നമ്മള്‍ മനുഷ്യന്മാരെപ്പോലെ തന്നെ പ്രകൃതിയും പ്രതീകരിക്കുന്നൂന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം ചോദിച്ചോട്ടേ. ഈ കേരളത്തില് ഏറ്റവും കൂടുതല്‍ മഴ കിട്ടുന്നൊരു പ്രദേശമാണല്ലോ കേരളം.

പ്രത്യേകിച്ച് മൂന്നു മാസക്കാലം കേരളത്തിലേ. അപ്പൊ എന്നാല്‍ എന്നാല്‍ അതേസമയം തന്നെ അഹ് ജലക്ഷാമോം, വേനലിലുണ്ടാകുമായിരിക്കാം വേനല്‍കാലത്ത് ഞാന്‍ ഇങ്ങനെ വായിച്ചറിഞ്ഞിണ്ട് പല area ലും കുടിവെള്ളക്ഷാമം സര്‍ക്കാര്‍ എടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാന്‍ ചോദിക്കുവാ ഇത്രയധികം മഴവെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്‌. ഈ മഴവെള്ളം എന്തുകൊണ്ട് ആഹ് നിങ്ങടെ നമ്മുടെ സര്‍ക്കാരിന് ഇത് സംഭരിച്ച് അല്ലെങ്കി കുപ്പിവെള്ളമായിട്ടോ, അല്ലെങ്കില്‍ എന്തേലും സംഭരിച്ച് ഇതിനൊരു product ആയി മാറ്റാന്‍ കഴിയില്ലേ? ജലക്ഷാമത്തിന് അതിനൊരു അറുതി വരുത്താന്‍ കഴിയില്ലേ?

അഹ് അത്

നല്ല മഴവെള്ളസംഭരണിയോ, അങ്ങനെ എന്തെങ്കിലും പദ്ധതികള്‍ ഉണ്ടോ അവിടെ?

അതേ, അഹ് പദ്ധതികള്‍ക്കൊന്നും അഹ് ഒരു കുറവുമില്ലാത്ത സംസ്ഥാനമാണ്‌ കേരളം. എനിക്ക് തോന്നണു ഇന്ത്യേല് തന്നെ വ~ അഹ് വളരെയധികം മുമ്പോട്ട്‌ നില്‍ക്കുന്ന ഒരു സംസ്ഥാനാണ് ആഹ് എ~ എല്ലാം കൊണ്ടും, അതായത് പ്രകൃതി ഇത് കൊണ്ടും എല്ലാം കൊണ്ടും വളരെ പക്ഷേ, അഹ് അതെത്രത്തോളം ആളുകള്‍ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെയധികം അഹ് ചിന്തിക്കേണ്ട ഒരു വിഷയാണ്. മഴ ഇത്രധികം കിട്ടുന്നു, മഴ വെള്ളം ഒരുപാട് ഒലിച്ചു പോകുന്നു.

പലതരം ആഹ് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. മഴയെ നമ്മള്‍ എങ്ങനെ സ്~ അഹ് പല സ്ഥലത്തും അഹ് ഈ സ്~ അഹ് മഴവെള്ള സംഭരണി പോലെയുള്ള വീടുകളില്‍ത്തന്നെ പലരും മഴവെള്ള സംഭരണികള്‍ ഉപയോഗിച്ച് കുളമോ, തടാകമോ, നേരിട്ട് കിണറ്റിലേക്ക് തന്നെ വെള്ളത്തെ ആഹ് കടത്തി വിടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു ആഹ് ഒരു ആഹ് കാര്യമാണെന്നാണ് എനിക്ക് തോന്നീട്ട്ള്ളത്.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 ന~ അഹ് കടത്തി വിട്ടുകഴിഞ്ഞാല്‍ കൊറച്ചും കൂടെ നല്ലതായിരിക്കും, ഇതുപോലെയുള്ള കാര്യങ്ങള്‍ ഒഴിവാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ, കൃഷി, അഹ് കൃഷിയൊക്കെ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 ഇതൊക്കെ കേരളത്തിന്‍റെ കാര്‍ഷികമായ അഹ് വളര്‍ച്ചയെയും കൂടി പ്രതികൂലമായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം അല്ലേ? അതേ, അഹ് തീര്‍ച്ചയായും അഹ് ഒരു പാട് കാര്യങ്ങള്‍ നമ്മടെ ആഹ് ജീവിതത്തെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് കൃഷിയേയും അത് വളരേ മോശമായ രീതിയില്‍ ബാധിക്കാനും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 അപ്പൊ അഹ് ഈ അഹ് മഴ തെറ്റി വര്യ അല്ലെങ്കില്‍ പെയ്യാന്‍ പറ്റാത്ത സമയത്ത് അല്ലെങ്കില്‍ വിളവെടുപ്പിന്‍റെ സമയത്ത് മഴ പെയ്താലൊക്കെ അത് വളരെയധികം കൃഷിയെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പൊ ഈ ഒരവസ്ഥ എല്ലാ എല്ലാ അഹ് എല്ലാ ജനവിഭാഗത്തിലൂടെയും കടന്നു പോകുന്നൊരു ആഹ് അവസ്ഥയാണെന്നത് കാണുന്നുണ്ട്.

ഇതുപോലെയുള്ള അഹ് അവ ഇണ്ടെന്നു തോന്നുന്നു എനിക്ക്. ഞാന്‍ കേട്ടിട്ടുണ്ട് പല കര്‍ഷകരും ആത്മഹത്യ ചെയ്തു വിളവെടുത്ത് അതൊക്കെ എന്തിന്‍റെ ഭാഗമായിട്ടാണ്. ഉത്തരേന്ത്യേല് കാര്‍ഷികമായ അതായത് ഉത്തരേന്ത്യയില്‍ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ കര്‍ഷകര് ഏറ്റോം കൂടുതല് ആഹ് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കാലാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം